Phone ലോക്കെ കാണാൻ പറ്റോക്ക് ആഹ് Phone ല് Hotspot അനിയൻറെ Hotspot on ആക്കിറ്റ് കാണാ നോക്കട്ടെ

എന്താവുന്നോന്നറില്ല ജയിച്ച മതിയാർന്നു ചെന്നൈടെ കളിയല്ല പറയാൻ പറ്റൂല ധോണി വന്ന ഒന്നൂടി Power ആവും അനിയൻറെ മോളില് കാണാൻ പറ്റോന്ന് നോക്കി ആഹ് എന്തായാലും ജയിച്ചും അതൊന്നും ഉം ജയിച്ച മതി എന്ന കളി കണ്ടോളി

എബിൻ

ന്നാ നമുക്ക് agriculture നെ കുറിച്ച് സംസാരിക്കാം. കാർഷികം അല്ലെ കൃഷി

അഹ് ന്നാ എബിൻ, ഞാൻ എന്നാൽ ചോദിക്കാം എബിനോട്.

എബിൻ കൃഷി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഹ് കൃഷി എബിൻ ചെയ്തിട്ടുണ്ടോ? അതിനെ പറ്റി

കൃഷിന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സംസ്കാരം ആണ്. അത് ഇപ്പൊ, ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഇപ്പോ കർഷകർ ഒക്കെ വെറും കുറവാണ്. ഇപ്പൊ

അതെ അതെ.

ആ താങ്കൾ പറയൂ. അല്ല മുന്നേ ഉണ്ടായിരുന്ന മാതിരി ഇല്ലല്ലോ ഇപ്പോൾ. കൃഷികൾ ഒക്കെ ഇപ്പൊ പാടം ഒക്കെ നികത്തി അതാണതാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ജൈവ കൃഷി ആയിരുന്നു. ജൈവകൃഷിന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിൽ തന്നെ ഒരു പശു കാണും, ആ പശുവിൽ നിന്ന് ചാണകം എടുക്കും, പിന്നെ ആ പുല്ലിന്‍ടെ waste ഒക്കെ കൃഷിക്ക് ഉപയോഗിക്കും. ഇപ്പൊ അങ്ങനെ എല്ലാവരുടേം വീട്ടിൽ അങ്ങനെ പശുക്കൾ ഒന്നും ഇല്ല. എല്ലാവരും കൃഷി ചെയ്യുന്നവര് മിക്കവരും potassium, endosulfan അതുപോലത്തെ chemical pesticides ഒക്കെ ആണ് വാങ്ങി ആണ് use ചെയ്യാൻ തുടങ്ങുന്നത്. food ഉം വന്നിട്ട് poison ആവാൻ തുടങ്ങിയിരിക്കയാണ് ഇപ്പൊ. ഇപ്പോഴത്തെ agriculture നോക്കുമ്പോൾ. അതെ അതെ അതെ. potassium ഇതുപോലത്തെ ഈ chemical ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ നെല്ലിനായാലും. വാഴക്കായാലും, അത് കഴിക്കുന്ന നമുക്കും അതിന്‍ടെ കേടുണ്ടാകും. അതുപോലെ അത് നിറയെ വെള്ളം consume ചെയ്യും. അപ്പൊ നമ്മൾ കൃഷിക്കായാലും ഒരുപാട് വെള്ളം ആവശ്യപ്പെടും. ഇപ്പൊ ഇതുപോലത്തെ chemical pesticides ഒക്കെ ഉപയോഗിക്കുമ്പോൾ. അതെ അതെ അതെ.

for example പണ്ടൊക്കെ എന്‍ടെ വീടിന്‍ടെ അടുത്തൊക്കെ ഒരുപാട് മരച്ചീനി, വാഴകൃഷി, നെൽകൃ~ നെല്ല് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയാൽ എല്ലാടത്തും റബ്ബർ എല്ലാവരും ഇത്~ഇതിൽ തന്നെ focus ചെയ്യാൻ തുടങ്ങി.

അതെ അതെ മുൻപേ ഉണ്ടായിരുന്ന മാതിരി നമ്മള് കാണുന്നില്ല ഇപ്പൊ കൃഷി ചെയ്യുന്നത് കാണുന്നില്ല അല്ലെ. കൂടുതല് നമ്മളുടെ മുന്നേ ഉള്ള കുറച്ചു ആ വയസ്സുള്ള ആൾക്കാരൊക്കെ, നമ്മുടെ അ~അമ്മുമ്മമാരും

പാടത്തിറങ്ങിട്ട് ആഹ് വയലിൽ കൃഷി ചെയ്യുന്നതും പിന്നെ നമ്മടെ വീട്ടിൽ തന്നെ എവിടെയൊക്കെ സ്ഥലം ഉണ്ടോ വീടിന്‍ടെ കെട്ടിടത്തിന്‍ടെ മേലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരെ. എന്തെങ്കിലും മുളക് അങ്ങനെ ഉള്ളത് അതൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ട് ചട്ടീല് വെച്ചിട്ടും പിന്നെ പുറ~ വാഴ ആയിട്ടും മാങ്ങേ അതുമിതും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാറുണ്ട്, അല്ലെ

ഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതെ ഇനി വരാൻ പോണ തലമുറകൾക്ക് നമ്മൾ ഇനി എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിൽ ഉള്ള എന്താ പറയാ pack ചെയ്തിട്ടുള്ള product കൊടുക്ക എന്നുള്ള

ഇപ്പൊ ചെറിയ കുട്ടികളോട്

വാങ്ങിച്ചു കൊണ്ടുവന്ന അരിയെ കണ്ടിട്ടുണ്ടാവോളു ഇനി ആ രീതിയില്

ആഹ് എബിൻ അവിടെ അഹ് വീട്ടിൽ അവിടെ ഉണ്ടാകുന്നുണ്ടോ കൃഷി ചെയ്യുന്നുണ്ടോ വീട്ടിൽ? ആ നേരത്തെ നമുക്ക് കൃഷിയും കുറച്ചു സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റിട്ട് ഇപ്പൊ റബ്ബറു full ആ റബ്ബറു വെച്ചിരിക്കുവാണ്. ആ അങ്ങനെ ആയിട്ടുണ്ടല്ലേ ഇപ്പൊ എല്ലാവരും.

ആ ഒരു concept ആണ്. ഇപ്പൊ നല്ല food നു വേണ്ടിട്ട് ആരും prefer ചെയ്യുന്നില്ല, മനസ്സിലായോ. അതെ അതെ അതെ അതെ. ഇപ്പൊ കൃഷി ആയാലും ഇപ്പൊ എല്ലാം hybrid ആണ്. ഇപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ പണ്ടുള്ളതു മാതിരി നിറെ കൃഷി സ്ഥലങ്ങൾ ഒന്നും ഇല്ല. കുറച്ചു കൃഷി സ്ഥലങ്ങളെ ഒള്ളു. അതിൽ നിന്നിട്ട് maximum എത്ര productivity അവര് harvest ചെയ്യാം എന്നെ നോക്കു. അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ അവരു ഒന്നാമത് population കൂടുതലാണ്, സ്ഥലങ്ങളും കുറവാണു അപ്പൊ നിറയെ ആഹാരം മനുഷ്യന്മാർക്ക് നിറയെ ആഹാരം ആവശ്യമാണ്. അപ്പോൾ അതില് വന്നിട്ട് hybrid ഇതൊക്കെ ഇടുമ്പോൾ അതിൽ നിറയെ അഹ് ഇത് നെല്ലായാലും, വാഴയായാലും അതിൽ നിറയെ harvest ചെയ്യാൻ പറ്റും. മനസ്സിലായോ സനലിനു.

ഇപ്പൊ അഹ് പ്പൊ എന്‍ടെ അച്ഛന്‍ ഇവിടെ ഉണ്ടാകുന്നുണ്ടെട്ടോ ഒരു ആഹ് എന്താ പറയാ കുറച്ചു മാറിട്ട് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വീടിന്‍ടെ ഒരു പത്തു minute പോകാൻ ഉണ്ടാകും. നമുക്കൊരു സ്ഥലം ഉണ്ട്, അവിടെ അഹ് വാഴയാണ് കുടുതലും കൃഷി ചെയ്യുന്നത്. അപ്പൊന്താചെങ്കില് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയാ വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റും. നിന്നു മേടിക്കുന്നഒരു സംഭവത്തില്‍ ഇത് അറിയാം അല്ലെ.

പ്രവർത്തകൻ, ആഹ് അത് വലിയൊരു കൃഷി സ്ഥലം ആണ്. അവിടേക്ക് പോകും പോയിട്ട് video എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ തക്കാളി കൃഷി ഇല്ലേ, ഒരുപാട് കൃഷി ആണ് അവിടെ നടക്കുന്നത് അഹ് ഒരുപാട് എബിൻ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഒരു ഇത്. ഒരുപാട് കാക്കകളും, കിളികളും ഒക്കെ ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോ അവിടെ നോക്കുമ്പോൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല്. അത് ഈ ഒരു ഫലം കഴിച്ചിട്ട് എന്തെയാണ് അത് ചത്തതാണ്, ആ ഒരു തക്കാളി ആണെങ്കിൽ അത് കൊത്തി കഴിച്ചിട്ട് ആ അഹ് കിളികള് ചത്തു കിടക്കാണ്. ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഇതില് എന്താണ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ വീഴാൻ കാരണം എന്താണെന്നു ചോദിക്കുമ്പോൾ ഇവര് പറയുണ്ട്. ഇത് കൃഷി നശിക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് ഇവര് ഈ കീടനാശിനി അടിച്ചിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, പറ്റില്ല ആള് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാരക അസുഖങ്ങൾ ഉണ്ടാക്കും എന്ന് അവര് പറയുന്നുണ്ട്, മരണം വരെ സംഭവിക്കാം എന്ന് വരെ അവര് പറയുന്നുണ്ട്.

അവര് പറയുന്നത് കേരളത്തിലേക്ക് ആണെന്ന്.

അത് ശെരിക്കും ഒന്ന് കഴുകിയാൽ പോലും ആ ഒരു അണുക്കള് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. തിളപ്പിച്ചാ~ അഹ് നൂറു ശിതമാനത്തിനു മേലെ തിളപ്പിച്ചാലും അത് അഹ് അത് നശിച്ചു പോകാത്ത ഒരു വിഷാംശം ആണ് അതിൽ ഉള്ളത്. ആ പിന്നെ വേറെ അഹ് പിന്നെ വേറെ~ വേറെഒരു youtube ഞാൻ കുറച്ചു ദിവസത്തിന് മുൻപ് ആയിട്ട് ഒരു video കണ്ടിരുന്നു. അത് എങ്ങനെ എന്ന് വെച്ചാൽ, ഒരു വലിയ doctor ആണ്, അങ്ങേരു വലിയ ഒരു hospital ല്‍ doctor ആണ്. അങ്ങേര് grapes കഴിച്ചിട്ട്. ആറു വർഷത്തിന് മുകളിൽ ആയെന്ന്‌. അങ്ങേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നത്, ആ grapes ൽ ഉണ്ടല്ലോ grapes ലു വന്നിട്ട് അത് പഴുക്കാനാവുന്ന~ പഴുക്കാൻ ആകുന്ന ദിവസത്തിന്‍ടെ ഇടയില്, അവര് പത്തു മുപ്പതു പ്രാവശ്യം, അതിന്‍ടെ chemicals, pesticising മുക്കി എടുക്കും എന്ന്. എന്താണ് എന്ന് വെച്ചാൽ, അത് അല്ലെങ്കിൽ അതിനെ കൊണ്ട് ആഹ് പുഴുക്കളും, അതൊക്കെ വന്നു കടിച്ചു നശിപ്പിക്കുന്നത് കൊണ്ട്. അവര് ഇതിനെ പത്തു മുപ്പതു പ്രാവശ്യം മുക്കി എടുക്കുമ്പോൾ അത് fresh ആയിട്ടും എത്ര മാസം ആയാലും ആ freshness കുറയാതെ ഇരിക്കും എന്ന്. അയ്യയ്യയോ, അപ്പൊ അത്രെയും വലിയൊരു ഇതാണല്ലേ ഉള്ളത്.

ഇപ്പൊ grapes മാത്രം അല്ല ഏതൊരു, vegetable ആയാലും fruits ആയാലും എല്ലാം pesticised ആണ്. ഇപ്പൊ നമുക്ക് ഇനി പറ്റുന്നത് നമുക്ക് നമ്മുടെ തലമുറയ്ക്കും പറ്റുന്ന എന്താണെന്നു വെച്ചാൽ നമുക്ക് വീട്ടിൽ കുറച്ചു സ്ഥലം ഉണ്ടെങ്കിൽ

നമുക്ക് കി~ ഇരിക്കുന്ന ചെറിയ ചെറിയ സ്ഥലത്തില് നമുക്ക് maintain നമുക്ക് harvest ചെയ്യാണം ന്നുള്ളതാണ്. അതാണ് എന്‍ടെ കാഴ്ചപ്പാട്. അതെ അതെ അതെ. ശെരിയാണ് നമുക്ക് നമ്മള് ഉണ്ടാകുവാണെന്ന് ഉണ്ടെങ്കിൽ അത് എത്രയോ നല്ലതാണ്. ഇപ്പൊ തന്നെ തക്കാളി അതുപോലുള്ള സംഭവങ്ങൾ ഒക്കെ നമ്മള് വീട്ടിൽ ഇപ്പൊ ചിലപ്പോ ഞാന്‍ പറയട്ടെ, നമ്മള് പ്പൊ ഈ ഭക്ഷണം കഴിച്ചിട്ട് തക്കാളിടെ ഒക്കെ കുരു ഉണ്ടാകുമല്ലോ,

വരുന്നത് ഉണ്ട്, ഇപ്പൊ ചീഞ്ഞ തക്കാളി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയ അത് അങ്ങനെ ഉണ്ടാകും. അപ്പൊ ഈ രീതില് പറ്റുന്ന ഒരു സംഭവം ആണ് നമ്മള് പുറത്തു നിന്ന് കഴിച്ചിട്ട്. അതിന്‍ടെ മേലെ അസുഖങ്ങൾ വരുത്തിട്ട്, പിന്നെ എന്താ പറയാം അഹ് hospital കളും നമ്മള് മരു~മരുന്നിനു വേണ്ടിട്ട് പൈസ കോണ്ടകളയും.

ആഹ് ആഹ് എബിൻ പറയാമോ. പറഞ്ഞോളൂ ഇപ്പൊ.

പുഴുക്കളെ പക്ഷി കഴിക്കും അപ്പൊ പക്ഷിനെ വലിയ പാമ്പ്

മനുഷ്യൻ കഴിക്കും അങ്ങനത്തെ. അത് ഇവിടത്തെ ഒരു ഇതാണ്. ഇപ്പൊ കാട്ടിൽ ആണെങ്കിൽ ഇപ്പൊ പുല്ലിനെങ്കി മാൻ കഴിക്കും മാനിനെങ്കി സിംഹം കഴിക്കും അങ്ങനത്തെ food chain ആണ്. അഹ് അതെ ഇത് ആ concept നമ്മൾ agriculture നോക്കി കഴിഞ്ഞാൽ. ഇപ്പൊ വന്നിട്ട് pesti~ pesticides ഒക്കെ നമ്മള് അടിക്കുമല്ലോ? അഹ്

നെല്ലിൽ ഒക്കെ pesticides ഒക്കെ അടിക്കുമ്പോൾ വന്നിട്ട് അതിൽ ഉള്ള. അതില് ഇതെക്കെ ഈ തുമ്പിയെ അറിയാവോ തുമ്പി,

തുമ്പി വന്നിട്ട് ആ പുഴുക്ക~ അഹ് നെല്ലിൽ ഇരിക്കുന്ന പുല്ല്~ ഏർ പുഴുക്കളെ ഒക്കെ കഴിക്കാൻ വരും. അപ്പൊ pesticides കൊണ്ട് ആ പുഴുക്കൾ ഒക്കെ നശിച്ചു കിടക്കും. ഈ പുഴുക്കളെ ഇനി ആ തുമ്പി എടുത്ത് കഴിക്കുമ്പോൾ, ഈ തുമ്പിയും അവിടെ തുമ്പിയും അഹ് മരിച്ചു പോകും.

ഇപ്പൊ ഈ തുമ്പി മരിച്ചു പോകുമ്പോൾ, ഇത് ആഹ് ഈ കൂത്താടി പുഴുവിനെ ഒക്കെ കണ്ടിട്ടില്ലേ, വീടിന്‍ടെ പരിസരത്തൊക്കെ കാണുമല്ലോ കൂ~ ഈ കൂത്താടി പുഴുവിനെ കഴിക്കാൻ ആരും കാണില്ല. അപ്പൊ ഈ കൊതുക്കൾ ഒക്കെ കു~കൂടിപോകും. കോസുകള്~കൊതുകൾ ഒക്കെ കുടിപോകുമ്പോൾ.

നമുക്ക് അസുഖങ്ങളും, അതുപോലെ environmental issues നിറയെ വരും. അപ്പൊ നമ്മൾ ഇപ്പോ ഒരു food cycle തന്നെ തെറ്റി കഴിഞ്ഞാൽ നമ്മടെ whole environment affect സനലിന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ അത് ഒരു വലിയൊരു ഭീകരം ആയിട്ടുള്ള സംഭവം ആണ് ഇപ്പൊ എബിൻ പറഞ്ഞത്. കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാല്. ഒരു വസ്തുവിന്‍ടെ അത് ഒരു കീടാണു എന്തായാലും അതിനെ കഴിക്ക~ നമ്മള് ഇതില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പൊ കൊതുക് വളരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊതുകിനെ തിന്നാൻ വേറെ ജീവി ഇല്ല എന്ന് ഉണ്ടെങ്കിൽ അത്

വേറെ സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അല്ലെ.

നമ്മള് ആഹ് നമ്മള് മനുഷ്യന്മാര് നശിപ്പിക്കുമ്പോൾ whole ഇത് affect ചെയ്യാണ്. whole നും effect ആകും. അത് നമുക്ക് ആണ് ഇതായിട്ട് വരുന്നത്. disadvantage ആയിട്ട് മനുഷ്യന് മാത്രം ആണ് അതെ അതെ അതെ. ഇപ്പൊ ഞാ~ ഞാൻ പറയട്ടെ മനുഷ്യൻ ആണ് ഈ പ്രേശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ. മനുഷ്യൻ തന്നെ

ഇപ്പൊ അടുത്തുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. എബിൻ കണ്ടോന്ന് അറിയില്ല. ഈ അന്ന് ഒരു പെരുന്നാൾ time ആണോ എന്ന് എനിക്ക് അറിയില്ല അതിനു മുന്നേ ആണോന്ന് അറിയില്ല. കുറെ ഒരു

ഏർ ഷവർമ കഴിച്ചിട്ട് ഒരു കുട്ടി മരിക്ക അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അഹ് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ അഹ് പോണ ചോദ്യം അത് തന്നെ ആണ്. ആരോഗ്യപ്രവർത്തകര് ഇതിനു വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങള് അത് എത്രത്തോളം നമുക്ക് ആഹ് ഫലപ്രദം ആയിട്ട് ഉള്ളതാണ് എന്നുള്ളത് ഒന്ന് പറയോ. അതായതു എത്രണ്ട് ഒരു ആരോഗ്യപ്രവർത്തകര് ഇതിനു വേണ്ടി എതിരായിട്ട്‌ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എബിൻ ഒന്ന് പറയോ അത് ഇപ്പൊ ആ രീതിയിൽ എബിന്‍ടെതായ രീതിയിൽ അഹ് നല്ല രീതിയിൽ ആണോ ഇപ്പൊ പോകുന്നത് അത്ര നല്ലതല്ലേ ആ രീതിയിൽ ഒന്നു പറയോ? ഇപ്പൊ എന്നിട്ട് ഷവർമ അതുപോലത്തെ,

ഇപ്പൊ നമുക്ക് മനു~ മനുഷ്യ ശരീരത്തിന് അതൊക്കെ ഒരു അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള ഭക്ഷണങ്ങളെ അല്ലെ. അത് first നമ്മള് മനസിലാക്കണം. നമ്മളെ

അവർക്ക് അത് match ആകും ആ environment ൽ അവർക്ക് അവിടെ ഭയങ്കര ചൂട് ആണ് അവര് ഇത് അവരുടെ environment അവര് adapt ആയി അങ്ങനെ ഉള്ള food ആണ് അവര് കഴിക്കുന്നത്. പക്ഷെ നമ്മളുടെ environment അത് അല്ല. നമുക്ക് ഇവിടെ ആഹ് വർഷത്തിൽ ആറു മാസത്തേക്ക് മഴ ഉണ്ടാകും, വെയിൽ വരും, ചൂട് വരും, മഞ്ഞു വരും.

ആ കാലാവസ്ഥ മാറ്റം. ആ ഇത് നം~ നമ്മള് കഴിക്കുമ്പോൾ അതിന്‍ടെതായിട്ടുള്ള effect നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും. അതൊന്നു മനസിലാക്കണം first അതാണ് പറയുന്നത്, നമ്മളുടെ നാട്ടിൻപുറത്തു കിട്ടുന്ന ഇപ്പൊ നമ്മളുടെ ഭക്ഷണങ്ങൾ ഒക്കെ ഇഡലി, ദോശ, പുട്ട് അതുപോലത്തെ നാടൻ item നമ്മൾ കഴിക്കുന്നതാണ് നമുക്ക് നല്ലതു എന്നാൽ അത് digest ചെയ്യാനും എല്ലാത്തിനും നമുക്ക് അത് easy ആയിരിക്കും. ഇപ്പൊ ചപ്പാത്തി ആയാലും, ചപ്പാത്തി അത് നമുക്ക് ഉള്ളതല്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഒക്കെ ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. അവിടെ wheat ഒക്കെ ഒരുപാട് produce ആകും. അപ്പൊ അവർക്ക് ഉള്ളതാണ് ഇത്. ഇപ്പൊ main concept എന്ന് വെച്ചാൽ. ആഹ് അതാതു ഏർ ഇത് അവരേ കൃഷി ഭൂമിയിൽ എന്ത് വിളയുന്നു അത് അവര് കഴിക്കുന്നതാണ് അവർക്ക് വലിയ ആരോഗ്യ~ കാലാവസ്ഥയ്ക്ക് ചേർന്ന~ കാലത്തു ഇതുപോലുള്ള ലഗുവായിട്ടുള്ള ഭക്ഷണം കഴിക്ക നമ്മുടെ കാലാവസ്ഥയ്ക്ക് match ആയ ഭക്ഷണങ്ങള് വാഴ അത് കപ്പ നെല്ല് ഇതൊക്കെ നമുക്ക് easy ആയിട്ട് produce ആവും മനസ്സിലായോ. അപ്പോ ഇതൊക്കെ നമുക്ക് എത്ര കഴിക്കാവോ. അത് നമ്മുടെ food നമ്മളെ നമ്മുടെ നാട്ടിൽ വിളയുന്ന food നമ്മള് കഴിക്കാൻ നോക്കണം. അതാണ് main concept അതെ അതെ അതെ

ഇനി സനലിന്‍ടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ പറയണത് ഇപ്പൊ ആഹ് ഇപ്പൊ അടുത്ത് നമ്മുടെ ഈ ഒരു വിഷയം ഇല്ലേ. ഞാൻ പറയുന്നത് ആ ഒരു വിഷയത്തിലേക്ക് ആണ് വരുന്നത് എന്താണെന്നു വെച്ച് കഴിഞ്ഞാല്. ഇപ്പൊ ഒരുപാട് കോഴികള്, കോഴികള് എന്താ പറയാ ആ വീട്ടി തന്നെ ഒരു ഏർ എന്താ പറയാ പഴയൊരു കെട്ടിടത്തില് വീടിന്‍ടെ ഒരു കെട്ടിടത്തില് വെച്ചിട്ട് കോഴികൾ ഈ freezer ഇല്ലേ. കേടു വന്ന ന്‍ടെ ഡപ്പേലൊക്കെ അടച്ചു വെച്ചിട്ട് ചത്തതും ചീഞ്ഞളിഞ്ഞതും ആയിട്ടുള്ള, ഇറച്ചി കോഴികള്. ഇത് ഇവര് എന്തെയാണ് അഹ് ഈ ഒരു market ലേക്ക് വില കുറഞ്ഞ ഈ ഇതുപോലുള്ള ഭക്ഷണം ഇപ്പൊ എബിൻ പറഞ്ഞ മാതിരി ഉള്ള ഭക്ഷണം ഷവർമ്മ, അല്ല ഫാമ്മ് പിന്നെ കുഴിമന്തി അങ്ങനെ ഉള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ലുകൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവര് എന്ത് ചെയ്യാൻ ഇതേമാതിരി അത്രെയും വൃത്തികേടുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ആരോഗ്യ പ്രവർത്തകര് കണ്ടെടുത്തതായിട്ട് നമ്മള് കണ്ടില്ലേ. അപ്പൊ ഈ ഒരു വിഷയം, നമുക്ക് നമ്മുടെ സമൂ~ ഒരു വിഷയം, ഒ ~ഒരു കുട്ടി മരിക്ക അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യ പ്രേശ്നങ്ങൾ ഉണ്ടാവുന്നവര്. ഇതുപോലുള്ളൊരു എന്താ പറയാ complaint കൊടുക്കുമ്പോൾ ആണ് ഈ ഒരു ആരോഗ്യ പ്രവർത്തകര് കണ്ണ് തുറക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെ. ഇപ്പൊ അതിനു ശേഷം നമ്മള് കുറച്ചു കണ്ടപ്പതെമാതിരി ല്~ hotel കളിൽ വന്നിട്ട് ഇവര് എന്ത് ചെയ്യുന്നു അഹ് ഏർ ഇതേമാതിരി കോഴികൾ ആയാലും ഇങ്ങനെ ഉള്ളത് പിടിച്ചെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നിട്ട് ഒരുപാട് ആഹ് എന്താ പറയാ hotel കളും സ്ഥാപനങ്ങളും എല്ലാം എന്തെയും അടച്ചു പൂട്ടൽ ഒക്കെ ഉണ്ടായി. ക്കെ തുറന്നിട്ട്, വീണ്ടും അവരുടേതായതുടങ്ങുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞേന്‍ടെ കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ കണ്ടൊരു ഇത് ഉണ്ട്. അത് നമ്മളുടെ നാട്ടിൽ ആട്ടോ അത്. ഇപ്പൊ പറയേണെങ്കിൽ ആഹ് എന്‍ടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കുറച്ചു സമയം ഒരു ഒന്ന് രണ്ടു മണിക്കൂറേ ഉണ്ടാവുള്ളു അങ്ങോട്ട്. രണ്ടു മണിക്കൂറില്ലാ, ഒന്നര മണിക്കൂറിനുള്ളിൽ ഉണ്ടക്കൊളു. അവിടെ ഈ പോത്തില്ലേ ഈ അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തുണ്ടാകില്ലേ.

ഒരു വലിയൊരു ലോറിക്ക് അകത്തു, രണ്ടു പോത്തുണ്ട് അതില് ആഹ് ഒരു container ലോറി ആണ്. അതിൽ ഒന്നിന് ചത്തൊരു ഇതാണ് പോത്താണ്. വിഷയം ആക്കി. video ഒക്കെ എടുത്തു video എടുത്തിട്ട് എന്ത് ചെയ്തു ആഹ് ഇങ്ങനെ ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയം ആക്കി അപ്പൊ ഇത് നാ~ അത് പിടിക്കുവാണ്‌ ചെയ്യേണ്ടേ. അപ്പൊ ആഹ് ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ഒരു സംഭവം ഇവിടെ check ചെയ്യുന്നില്ല എന്നതാണ് നമുക്ക് മനസിലാക്കാൻ കഴിയുന്നത് അല്ലെ. ഇത് എന്താണ് ഇതിൽ കൊണ്ടുപോകുന്നത്, ഈ സാധനം നല്ലതാണോ ഇതിന്‍ടെ അവസ്ഥ എന്താണെന്നുള്ളത്, ഈ ഒരു പ്രവർത്തകര് check ചെയുവാണെന്നുണ്ടെങ്കില്. ഇപ്പൊ രായാലും police ആയാലും ഇതൊന്നു check ചെയുവാണെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ അത് പിടിക്കാൻ കഴിയും. അപ്പൊ എന്‍ടെ അറി~

കയറ്റി പോന്നിട്ടുണ്ടാവും. നാട്ടുകാര് കണ്ടതുകൊണ്ട് ആണ് ഇതിൽ ഭയങ്കര വിഷയം ആക്കി. ഞങ്ങള് ഇതിൽ ഒക്കെ വന്നിട്ടുണ്ടാർന്നു. ആഹ് ഇതില് whatsapp ൽ ഒക്കെ വന്നിട്ടുണ്ടാർന്നു. ഇങ്ങനെ ഒരു വിഷയത്തിനെ പറ്റിട്ട് ഭയങ്കരയിട്ട് പ്രെശ്നം ആക്കി അതിനി fine എന്തൊക്കെയോ കൊടു~ പ്രെശ്നം ആയതു സനൽ പറയുന്നത് ഇത് പ്രെശ്നം ആയതു. ഇത് ആവാ~ ഇത് പുറത്തു വരാതെ ഒരുപാട് case കൾ കിടക്കേണ്. മനസ്സിലായോ. ഉണ്ട് ഉണ്ട് ഉണ്ട്, അതിനു ഞാൻ വേറെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഇത് ഉണ്ടായി ഒരു~ നമ്മളെ അവിടെ ഇതേ മാതിരി ഒരു പൂരം ഉണ്ടയായിരുന്നീട്ടോ, അഹ് നമുക്ക് എന്താണെന്നു മനസ്സിലാവില്ല നമുക്ക് അത് പേടി ആകും സംഭവം, അതായതു നമ്മളുടെ ഈ ആഹ് എബിൻ കഴിച്ചിട്ടുണ്ടോ, മറ്റേ ജിലേബി കഴിച്ചിട്ടുണ്ടോ?

ആ ആ ആ ജിലേബി അത് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അതില് ഈ നാട്ടുകാരൊക്കെ ഈ അതിന്‍ടെ വലിയ ചട്ടി ഉണ്ട് ആ ചട്ടി മറിച്ചിടുന്നു